ആഹ് യഥാർത്ഥത്തിൽ ഓല് ഹിന്ദു ഭൂരിപക്ഷമ് മുള്ള സ്ഥലോ ഒരിക്ക് മുസ്ലിം ഭൂരിപക്ഷം ഉള്ള സ്ഥലം എന്നിങ്ങനെ വേർതിരിക്കയിരുന്നു ENS സാമ്രാജ്യത്ത വാദിയായിരുന്ന മറ്റേ കൾസ്ൺ കോൺഗ്രസിനോടും ദേശിയ പ്രസ്ഥാനത്തോടും ശത്രുപരമായ സമീപനമാണ് സ്വീകരിച്ചിരുന്നത് അത് കൾസ്ൺ പ്രഭു കോൺഗ്രസ്സിനോടും ദേശീയപ്രസ്ഥാനത്തോടും ശത്രു അഹ് ശത്രുപരമായിട്ടുള്ള ഇതായിരുന്നു സ്വീകരിച്ചിരുന്നത് സമീപനം ഇന്ത്യയില് സ് അതായത് ഇന്ത്യയില് School കളും College കളും ഇല്ലേ

ആഹ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സർവകലാശാല നിയമം ഉം വിവാദമായി വൻ വിവാദമായി മാറി Indian വിദ്യാഭ്യാസ മേഖല ബ്രിട്ടീഷ് Government ന് പൂർണ നിയന്ത്രണത്തിലാകുന്ന കൾസ്ൺ നടപടിയെ ദേശീയ നേതാക്കമ്മാർ ശക്തമായെതിർത്തു അഹ് കൾസ്ൺ പ്രഭുവിൻറെ നടപടി വിദ്യാഭ്യാസത്തിന് എതിരുള്ള നടപടികൾ ഒക്കെ ശക്തമായി എതിർത്തു ആഹ് ഭിന്നിപ്പിച്ച് ഭരിക്കാൻ വേണ്ടിട്ട്

രൻ ഭരണാധികാരിക്ക് ശ്രമം തുടങ്ങി അങ്ങനെ Indian ദേശീയ പ്രസ്ഥാനത്തിൻറെ വളർച്ച തടയാൻ ഏറ്റവും നല്ല മാർഗം ജനങ്ങളെ ഭിന്നിപ്പിക്ക ജനങ്ങളെ തമ്മില് ഭിന്നിപ്പിക്കാനാ നവർ തിരിച്ചറിഞ്ഞു ഇന്ത്യയുടെ രണ്ട് പ്രധാന മത വിഭാഗങ്ങളായ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കുകയാണ് ദേശീയതയുടെ വളർച്ചയെ തടയാൻ എന്നവർ തിരിച്ചറിഞ്ഞു ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച മാർഗം ഇതിൻറെ ഭാഗമായി ചിലർ സ്ഥലങ്ങളിലും മുസ്ലിങ്ങൾക്കനുകൂലമായും മറ്റു ചില സ്ഥലങ്ങൾ ഹിന്ദുക്കൾക്കനുകൂലമായും ചില ഭരണ പദ്ധതികൾ അവതരിപ്പിക്കുകയായിരുന്നു ഈ രണ്ട് സമുദായങ്ങളും യോചിച്ച് പോരാടിയാൽ അത് Britain ബ്രിട്ടീഷ് മേധാവിത്തത്തിന് അപകടകരമാണെന്നും അവർ പരസ്പ്പരം സങ്കർഷത്തിലേർപ്പെട്ടാൽ കോളനി യിൽ ഭരണത്തിന് കൂടുതൽ ശക്തമായി നിലനിക്കാൻ കഴിയുമെന്ന് ബ്രിട്ടീഷ് ഭരണാധികാരി മനസ്സിലാക്കി ഒരു ദിവസം February യില് ആയിരത്തി തൊള്ളായിരത്തി അഹ് അഞ്ച് Indian states secretary ജോൺ ബ്രോ ഡെറിക് നെ എഴുതി ബ്രോഡ്‌റിക്കിന് എഴുതി ബംഗാൾ മുഴുവനും ഒരു പരിധിവരെ ഇന്ത്യ മുഴുവനും നിയന്ത്രിക്കുന്നത് കൽക്കട്ട കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കോൺഗ്രസാണ് ബംഗാൾ വിഭജനം അഹ് കൽക്കട്ട കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ബംഗാൾ വിഭജനം കൽക്കട്ടയുടെ പ്രധാ പ്രാധാന്യം കുറക്കും അഹ് വിഭചനത്തിൻറെ ഭാഗയിറ്റ് അഹ് കൽക്കറ്റയ്കിണ്ടാവണ പ്രധാന്യോക്കെ കൊറയും അഹ് അഹ് അങ്ങനെ ബംഗാള് ബീഹാർ ഒഡിഷ ആസ്സാം എന്നീ പ്രദേശങ്ങൾ അടങ്ങിയതായിരുന്നു Roads willoum residency ഒരു Left hand governor ക്ക് ഭരിക്കാൻ കഴിയുന്നതിലും ഊർജിത വ്യാപ്തിയിലുള്ള താണ് പ്രസ്തുത Residency എന്ന് വാദം നേരത്തെ തന്നെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഉയർത്തിയിരുന്നു ഇങ്ങനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി നാ ആയിരത്തി എണ്ണൂറ്റി ഏഴ്വത്തി നാലിൽ ആസ്സാമിൻറെ ഭരണം Chief commissioner റുടെ ഭരണത്തിൽ കീഴിലായി തീരുന്നു ബംഗാളിൻറെ മൂന്ന് ജില്ലകളും അസ്സമിനോട് കൂട്ടി ചേർക്കപ്പെട്ടു എന്നിട്ട് Residency യുടെ രൂപപരമായ വിസ്‌തൃതി കൂടുതലാണെന്ന് തായിരുന്നു ഭരണാധികാരികളുടെ നിഗമനം

അതങ്ങനെയായിരുന്നു ബംഗാൾ വിഭജനണ്ടായത് പിന്നയില് ഇണ്ടായതാണ് ശേഷാണ്ടായതാണ് സ്വദേശി പ്രസ്ഥാനം ഭൂ പ്ര ഭൂ ഭ്രു ഭൂപ്രദേശത്തിൻറെ വ്യാപ്തി കുറക്കാൻ പല പദ്ധതികളും ആവിഷ്ക്കരിച്ചു എങ്കിലും ഒന്നും ഫലവത്തായില്ല കാഴ്സ്ൺ വെല്ലെ

പ്രയോഗത്തിൽ അതെ വർഷം October തന്നെയായിരുന്നു ഭരണ സൗകര്യത്തിന് വേണ്ടി ബംഗാൾ വിഭജനം നടത്തി എന്നതായിരുന്നു ഔദ്യോഗിക എങ്കിലും യഥാർത്ഥ ഉദ്ദേശം വ്യക്തമാകുന്നത് കാഴ്സ്ൺ ലണ്ടലെ ലണ്ടനിലെ തൻറെ മേധാ വികർ തൻറെ മേധാ മേലധികാരികൾക്ക് വലിയ ഉള്ളടക്കം കത്തിലായിരുന്നു അനക്ക് ഇതിനെ പറ്റി വേറെന്തെങ്കിലൊക്കെ അറിയോ അഹ്

സ്വദേശിയെന്ന ഒര ഒരാളുടെ മാതൃ രാജ്യം എന്നാണ് എന്നാല് ആ വാക്ക് മറ്റു പല അടങ് അഹ് അർഥങ്ങൾ അടങ്ങിയിട്ടുണ്ടോ അതിനെറ്റോം പ്രധാ പ്രാധാന്യം സ്വന്തം നാറ്റ് നിർമ്മിക്കുന്ന വസ്തുക്കൾ മാത്രം ഉപയോഗിക്കുക വിദേശ നിർമ്മിത വസ്തുക്കൾ ബഹിഷ്‌ക്കരിക്കുക എന്നതും ആണ് നേരത്തെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്‌ക്കരിക്കാനും സ്വദേശീയ വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കാനും തിലകൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും അത് അത് വേണ്ടത്ര ആൾക്കാരൊന്നും ഉൾക്കൊണ്ടില്ല ബംഗാൾ വിഭജനം പ്രഘ്യാപിച്ച ച്ചതിനെ തുടർന്ന് ബംഗാ അഹ് ബംഗാളിലെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേത സമീ സമ്മേളനങ്ങൾ നടന്നു ഇതിൻറെ ഭാഗമായി കൽക്കട്ട Town hall നടന്ന ഒരു പൊതു യോഗത്തിൽ വെച്ച് സ്വദേശീയ ബഹിഷ്‌കരണം എന്നീ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ച് കൊണ്ട് ഉള്ള പ്രമേയങ്ങൾ Pass ആക്കി തുടങ്ങി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ബംഗാളിലെ ബ്രി ബ്രിട്ടീഷ് വസ്ത്ര ഗണ്യമായി കുറഞ്ഞു സ്വദേശി വസ്ത്രങ്ങളുടെ ഉപയോഗം വർദ്ധിക്കാനും വിദേശ നിർമ്മിത വസ്ത്രങ്ങൾ മറ്റു പൊതു ജന മധ്യത്തിൻറെ മധ്യത്തിൽ അഗ്നിക്ക് ഇരയാവുകയും അഗ്നിക്ക് ഇരയായി ഗ്രാമങ്ങൾ തോറും സ്വദേശി സമിതികൾ രൂപക രൂപകൽ രൂപ ഇത് ഇങ്ങനെ തന്നെ പിന്നെ സ്വദേശി പ്രസ്ഥാനത്തിന് ശക്തിപകരുന്നതായി അതായത് ഇതില് സ്വദേശി പ്രസ്ഥാനത്തിന് ശക്തിപകരുന്നതിനായി ഒരു ദേശീയ Fund രൂപീകരിച്ചിരുന്നു അവര് അഹ് ഈ പ്ര സ്വദേശി പ്രാസ്ഥാനില്ലേ ണ് ഉം തൊയിലവസര അഹ് തോയിൽ സംഘടനകൾ പണിമുടക്കിന് ആഹ്വനം നൽകുകയാണ് സ്വദേശി പ്രസ്ഥാനത്തിൽ പങ്കുചേരുന്നത് പിന്നെ തൊയിലാളികള് Mill തൊയിലാളികള് Railway ജോലിക്കാര്

Government മുന്നോട്ട് പോയതോടെയാണ് വിഭചന വിരുദ്ധ പ്രസ്ഥാനം ആരംഭിക്കുന്ന ആരംഭിച്ചത് ഈ വിഭജന വിരുദ്ധ പ്രസ്ഥാനം സ്വദേശിയ പ്രസ്ഥാനമായി മാറുകയായിരുന്നു ബംഗാളിൽ തുടങ്ങിയ ആഹ് അതങ്ങനെ മറ്റേ ആടയും തോരത്തിയത് വിഭജന വിരുദ്ധ പ്രസ്ഥാനമായിറ്റെനു പിന്നെ അങ്ങനെ സ്വദേശി പ്രസ്ഥാനമായിറ്റ് അങ്ങനെ മാറി പിന്നെ ബോംബെ മദ്രാസ് പഞ്ചാബ് തുടങ്ങിയ പ്രദേശങ്ങളില് തോയില് സംഘടന രൂപീകരിക്കപ്പെട്ടത് സ്വദേശി പ്രസ്ഥാനമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്

ആഹ് ഇത് പിന്നെ മുസ്ലിം കർഷകർക്കിടയില് നടത്തിയ മുസ്ലിങ്ങളെ മുസ്ലിം കർഷകർ പാവപ്പെട്ട മുസ്ലിം കർഷകർക്കിടയിൽ നടത്തിയ മാനവിക സാമൂഹ്യ സേവനങ്ങള് ഇന്ത്യയിൽ മുഴുവൻ ശ്രെദ്ധേയം അഹ് പിടിച്ചു പറ്റി ബംഗാൾ തുടങ്ങിയ സ്വദേശി പ്രസ്ഥാനത്തിന് രാഷ്ട്രത്തിൻറെ മുയിവൻ പിന്തുണ ലഭിക്കാന് ലഭിക്കുകയും ഏറെ താമസിയാതെ അത് ദേശിയ പ്രക്ഷോഭമായി മാറുകയായിരുന്നു

അഭിഭാഷകരോടും അദ്യാപകരോടും ഒപ്പം കർഷകർ തോയിലാളികൾ വിദ്യാർഥികൾ സ്ത്രീകളും അണിച്ചോ അണിചേരുന്നു നേതൃത്വം മധ്യ വർഗത്തിന് തന്നെയായിരുന്നു എങ്കിലും പങ്കെടു പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരായിരുന്നു ആയുധങ്ങൾഒന്നു ഇല്ലാതെ സാധാരണ ജനങ്ങൾ പ്രക്ഷോഭം നടത്തുന്നത് കൊളോണിയ ത്തിൻറെ Indian ചരിത്രത്തിൽ ആദ്യായിട്ടായിരുന്നു ഞാൻ മറ്റ് ആയുധങ്ങളൊന്നുല്ലാതെ സമരം നടത്തിയവര്

പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ആറുമുതൽ എട്ട് വരെ ഇള്ള കാലഘട്ടത്തില് നൂറ്റെഴുപത്തഞ്ചോളം ഗ്രാമീണ സമ്മിതികൾ ബംഗാളിൽ മാത്രം പ്രവർത്തിക്കുക അഹ് ചെയ്തിരുന്നു Report ചെയ്യപ്പെട്ടവരെ

മാത്ര ല്ല ഇണ്ടായിരുന്നത് ഈ സമയത്തൊരു തീവ്രവാദി പ്രസ്‌താനുണ്ടാരുന്നു അന്ന് രാവിലെ മുതൽ തന്നെ ജനങ്ങൾ വ അഹ് ഗ ഗംഗ നദിയിൽ അഹ് സ്നാനം നടത്തി ഹിന്ദുക്കളും മുസ്ലിങ്ങളും തകർക്കാൻ കഴിയാത്ത സാഹോദര്യത്തിൻറെ പ്രതീകമായി രക്ഷാ ബന്ധങ്ങൾ പരസ്പരം കൈ കൈകളിൽ കെട്ടി രക്ത പാതരായി കൈ കോർത്തു പിടിച്ചു കാൽ ക് കൽക്കട തെരുവ് വീഥികളിലൂടെ

നിരോധനം ലംഘിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലോടം ഇന്ത്യയിലെമ്പാടും വന്ദേമാതരം മുഴങ്ങി മതിയോ സാമ്രാജ്യത്തിൻറെ സമുന്നയ ഭാഗ്യമായി പത്ര പ്രവർത്തകരുടെ പിന്തുണയോടെ ഈ നടന്ന വ്യക്തി പരമായ തീവ്രവാദ പ്രവർത്തങ്ങളിലൂടെ ഇവ ഇവരിൽ ചില തീവ്രവാദികൾ Britain നെതിരെ യുദ്ധം ചെയ്യു

മുസ്ലിം ലീഗ് കൊണ്ടോന്നത് അതേപോലെ നവാബ് അതേപോലെ മുഹ്‌സിൻ ക്ക് എന്നിവരാണ് ട്ടോ കൊണ്ടോന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് തുടക്കത്തിൽ മുസ്ലിം ലീഗ് മേധാവിത്ത നവാബ് മാരുടെയും അതെ പോലെ വലിയ പ്രഭുക്കൻമ്മാരുടെ ഒക്കെ കൈയിലായിരുന്നു ഇന്ത്യയിൽ മുസ്ലിങ്ങള് ആദ്യത്തെ രാഷ്ട്രീയ സങ്കടനയാണ് മുസ്ലിം ലീഗ് സമ രീതികൾക്കും പിന്നെ ബംഗാളില് അഹ് അരവിന്ദ് ഘോഷ് മഹാരാഷ്ട്രയില് ചപ്ളെക്കാരു അഹ് സഹോദരന്മര് ഈ കാലഘട്ടത്തിലെ തീവ്രവാദത്തിൻറെ മുൻ നിരയിൽ അഹ് നിര നായകന്മാരായിരുന്നു എല്ലാ കാലഘട്ടത്തിലെ മുൻ നിരയിൽ നിന്നത് ഇവര് രണ്ടാളു ആയിരുന്നു നേതൃത്വം കൊടുത്ത്ന്നെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിച്ചുകൊണ്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരിൽ ഭീതി വളർത്തുകയായിരുന്നു ഇവരുടെ ല ഉദ്ദേശം ലക്ഷ്യം ന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിച്ച് അവരെ പേടിപ്പിക്ക എന്നതായിന്നു പിന്നായിരത്തീ തൊള്ളായിരത്തി പത്തില് ഹാർഡ്ച്ച് പ്രഭു Viceroy ആയി അധികാരമേറ്റു ബംഗാൾ വിഭജനം ഇന്ത്യയിലോട്ടും

ക്കും അഹ് അതായത് ഒടുവില് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ബംഗാൾ വിഭജനം Government പിൻ വലിച്ചു ബാഗായിറ്റ് ഇന്ത്യയിലെ കോളനിയിൽ Government അനുവദിച് അനുവദിച്ചു എന്ന ന്യായമായ ഭിന്നിപ്പിച്ചു ഭരിക്കൽ എന്ന തന്ത്രത്തിൻറെ ഭാഗമായാണ് മുസ്ലിം ലീഗ് രൂപീകൃതപ്പെട്ടതെന്ന് പുതിയ ചരിത്രകാരൻമ്മാരോക്കെ കേക്കുന്നുണ്ട് ഈഷണിലെ ഭീഷണി ആ യെന്ന ബോധം ഭരണാധികാരികൾക്കുണ്ടായിരുന്നു അങ്ങനെ ബോധം ഭരണാധികാരികൾക്കുണ്ടായിന്നു പ്രത്യേകിച്ചും ബംഗാൾ വിഭജന Toll തുട അഹ് ബംഗാൾ വിഭജന തേത്തുടർന്നുണ്ടായ ബഹുജന പ്രക്ഷോഭത്തിൻറെ പശ്ചാത്തലത്തിൽ ആണിതിനെ കൊണ്ടോന്നത് അടുത്ത്‌ ഉള്ളൊരു മുസ്ലിം ലീഗ് പ്രതിനിധി സംഘം അന്നത്തെ Viceroy മിന്റോ പ്രഭുവിനെ കണ്ടതിനു ശേഷം മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടത് അഹ് ഇവിടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് രാജ്യത്തിൻറെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റി അതായത് ആദ്യം ഇത് ബ്രിട്ടീഷുകാരുടെ തലസ്ഥാനം കൽക്കട്ടയിലെന്നു പിന്നെ അഹ് ഡൽഹിയിലേക്ക് മാറ്റി അഹ് പ്പത് Clear ആയില്ലേ പിന്നെ അയിന് വന്നതിനി മുസ്ലിം ലീഗ്

ഏതെങ്കിലും തരത്തിലുള്ള ഇന്ത്യക്കാറ് ക്കനുകൂലമായ ഭരണ പരിഷ്‌ക്കാരങ്ങൾ ഭരണ പരിഷ്‌ക്കാരങ്ങൾ നടപ്പിലാക്ക നടപ്പിലാക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് അനോജി

അങ്ങനെ മുസ്ലിം ലീഗിൻറെ രൂപീകരണം Indian മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ നിർണ്ണായകമായൊരു വയിതിരിവ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴില് കറാച്ചിയിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ചാണ് മുസ്ലിം ലീഗ് അഹ് ലീഗിൻറെ പരിപാടികളും വിഷയങ്ങളും തെളിയിക്കപ്പെട്ടത് Indian മുസ്ലിങ്ങൾക്ക്ടയിൽ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള വിതേയത്വം ഉറപ്പാക്കുക അതേപോലെതന്നെ രാഷ്ട്രീയവും രാഷ്ട്രീയെതരവുമായ മുസ്ലിം അവകാശങ്ങൾ രു അഹ് സംരക്ഷിക്കുക

എന്നിവയായിരുന്നു മുസ്ലിം ലീഗിൻറെ പെ അഹ് പ്രഘ്യാപിത ലക്ഷ്യങ്ങള്

സമീപ് വ്യക്തമാവുകയായിരുന്നു അതിനു ശേഷം വന്നിരുന്നെ ഈ മിന്റോ മോർലി പരിഷ്‌ക്കാരം അത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പേല് കേഴ്സൺ പ്രഭു പികരിച്ചതാണ് ബേ ദേശിയ പ്രസ്ഥാനത്തിനെതിരെ Viceroy കേഴ്സൺ പ്രഭു സ്വീകരിച്ച നടപടി പ്രസ്ഥാനത്തിനെ തളർത്തുന്നതിന് പകരം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് മിന്റോ മോർലി അഹ് ഇതായത് അല്ല Viceroy കേഴ്സൺ പ്രഭു ശ്രമിച്ചത് സാമ്രാജ്യത്തിനെതിരെയുള്ള Indian ജനതയുടെ എതിർപ്പ് കൂടുതൽ ശക്തമായി സാമ്രാജത്യ കോളോണിയൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തമായതൊടെ അതിനെ താൽക്കാലികമായി ശമിപ്പിക്കാൻ Government ജോലികളും പ്രാദേശിക ഭരണ സമിതികളും മുസ്ലിം ലീഗ് പ്രതിനിത്യം നല്കണമെന്നതായിരുന്നു പ്രധാന ലക്ഷ്യം തൊട്ടടുത്ത വർഷം അതെ രീതിയിലുള്ള പ്രമേയങ്ങൾ തന്നെയാണ് Pass ആക്കിയത് പ്രത്യേക പ്രാധിനിത്യം വേണമെന്ന് മുസ്ലിം ലീഗിൻറെ നിർണ്ണായ അഹ് നിരന്തരമായ ആവശ്യത്തെ മാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കോൺഗ്രസ്സ് ലീഗുമായി കരാച്ചി കരാറിൽ ഓ

കുറക്കാൻ വേണ്ടിറ്റ് അഹ് കൊണ്ടുവന്നായിരുന്നു ഈ മിന്റോ മോർലി പരിഷ്‌ക്കരണം ആയിരത്തി തൊള്ളായിരത്തി കോൺഗ്രസ്സിലെ മിത വാദി വിഭാഗത്തില് അഹ് തൃ

ഒന്ന് കോൺഗ്രസ്സിൻറെ മിതവാദ വിഭാഗത്തെ തൃപ്തിപ്പെടുത്തുക കോൺഗ്രസ്സ് സമുദായിക വ്യത്യാസങ്ങൾ അഹ് പരിഗണിക്കാതെ വിദേശികൾക്ക് അഹ് പ്രാധാന്യം നൽകുക നൽകിയപ്പോൾ മുസ്ലിങ്ങളുടെ താൽപ്പര്യങ്ങൾ ഹിന്ദു ഹിന്ദുക്കളുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് വാദവുമായി മുന്നോട്ട് മുന്നോട്ട് പോകുകയായിരുന്നു കോളനിയിൽ കാണുന്ന വിധം മുസ്ലിം ലീഗിൻറെ പിന്തുണക്കുകയും Indian ദേശീയതയുടെ വളർച്ച തടയാൻ ലീഗിനെ പലപ്പോഴും ഉപക ഉപകരണമാക്കി മാറ്റുകയും ചെയ്തു രണ്ട് മുസ്ലിം ലീഗിൻറെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക മൂന്ന് തീവ്രവാദ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കുക ഇതാരുന്നു മൂന്ന് ലക്ഷ്യങ്ങള് പിന്നത് അന്നത്തെ Viceroy യും മിന്റോ മോർലിയും ഇന്ത്യ State secretary മോർലി അഹ് മിന്റോ മിന്റോ പറഞ്ഞ Viceroy യും മോർലി പറഞ്ഞ India state secretary യും ചേർന്നിട്ടാണ് ഈ പരിഷ്‌ക്കരണം അഹ് രൂപം കൊണ്ടത് രൂപം കൊടുത്തത്

പിന്നെ ഇരുപത്തിയെ ഇരുപത്തിയേഴ് പേര് തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കും അറുപത്തെട്ടില് ഇരുപത്തേഴ് പേര് പിന്നെ തിരഞ്ഞെടുക്ക പേ പിന്നെ പ്രാദേശിക സമിതിയിൽ പ്രതിനിധികളിൽ പതിമൂന്ന് പേര് ഏഴ് പേര് ഭൂപ്രഭുക്കൻമ്മാരും രണ്ട് പേര് പ്രത്യേക സമിതിയില് ജ അഹ് നിന്നും ഉള്ളവരായിരിക്കും ഓരഞ്ച് പേര് ഞമ്മള് മുസ്ലിം ലീഗിലേക്ക് ഇള്ളവരായിരുന്നു പിന്നെ വോട്ടവകാശം സമ്പന്ന വിഭാഗക്കാർക്ക് മാത്രമായി നിയന്ത്രിക്കപ്പെട്ടു അതുപോലെ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടന്നി അഹ് ചിതറിക്കിടന്ന തായിരുന്നു മുസ്ലിങ്ങളിൽ സാമ്പത്തിക താൽപ്പര്യങ്ങൾ

വർഗ്ഗത്തിൻറെ താല്പര്യങ്ങളായിരുന്നു പരിഗണിച്ചിരുന്നത് അന്നത്തെ കാലത്ത് Government Service ലും വ്യ വ്യാപാര രംഗത്തും വ്യാവസായിക രംഗത്തും സാമ്പത്തിക മേഖലയിലും മുൻ തൂക്കവും മേധാവിത്തവും ഹിന്ദുക്കളായിരുന്നു അഹ് തിരഞ്ഞെടുപ്പ് സാമ്രദയമാണ് പ്രാദേശിക Council കൾ നടപ്പിലാക്കിയത് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ന്യുനപക്ഷമായത് കൊണ്ട് തന്നെ ഭരണ സംവിധാന അടിസ്ഥാന ഘട്ടത്തിൽ മാറ്റങ്ങളൊന്നും തന്നെ വരുത്താൻ പറ്റിന്നില്ല സാധിച്ചിരുന്നില്ല അവര്ക്ക്

പിന്നെ അഹ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് നിയമത്തില് കൊണ്ടു വന്ന ഏറ്റോം

മ പരിഷ്ക്കരണെന്ന് പറയണേ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങളനുവദിച്ചത് പിന്നെ വില്പനകളും കാര്യങ്ങളൊക്കെയായി വന്നെങ്ങാണ്ട് കൊണ്ട്വന്നതൊക്കെ അഹ് അഹ് എന്ന ഞമ്മക്കതങ്ങനെ വൈ ഞമ്മക്കങ് Windup ചെയ്യാ നന്ദി നമസ്ക്കാരം നമസ്കാരം. ഞാനും അലനും ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസത്തെ പർപറ്റിയാണ് പറ്റിയാണ്. അല്ല കേരളത്തിലെ വിദ്യാഭ്യാസത്തെ പറ്റി താങ്കൾക്ക് എന്താണ് അഭിപ്രായം? കേരളത്തിലെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യൻ രാജ്യത്ത് വെച്ച് നമ്മ നോക്കുമ്പോൾ ഇന്ത്യ, കേരളത്തിലെ വിദ്യാഭ്യാസം ആണ് വളരെ ഏറ്റവും നല്ലത്. കാരണം എന്ന് പറയാണ് നേരം നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ കൂടുതൽ. എന്നുവെച്ച് പറയാൻ നേരം ഏറ്റവും കൂടുതൽ literacy rate കൂടുതൽ നമ്മുടെ കേരളത്തിലാണ്. അതുകൊണ്ടുതന്നെ കേരളത്തിൽ ഉള്ളവരാണ് നമ്മുടെ കേ നമ്മുടെ ഇന്ത്യയിലോട്ടുള്ള GDP ക്കും പലകാര്യത്തിനും ഒക്കെ പല contribution നടത്തുന്നത് നമ്മുടെ കേരളത്തിൽ ഉള്ള ജനങ്ങൾ ആണ്. അതുകൊണ്ടുതന്നെ ഇതൊക്കെ നടപ്പാവുന്നത് കേരളത്തിൻറെ പല അധികം വിദ്യാഭ്യാസ പദ്ധതിയിലൂടെയാണ്. അതോടെ പോലെ തന്നെ കേരളത്തിൽ പല അധികം പദ്ധതികളോട് കൂടെ തന്നെ പിള്ളേർക്ക് free പഠിത്തം free food ഏർ അങ്ങനെ പല പല പരിപാടികളും ഉണ്ട്. അപ്പോൾ പിന്നെ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ കേരളത്തിലെ കേരളത്തിലെ വിദ്യാഭ്യാസ system വളരെ നല്ലതാണ്. താങ്കൾക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. നാസിം? കേരളത്തിലെ വിദ്യാഭ്യാസം വളരെ മികച്ച രീതിയിൽ തന്നെ ഏർ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനഘടകമാണ് ഇന്ത്യയിൽ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വളരെ നല്ല ഒരു വിദ്യാഭ്യാസം കേരളത്തിൽ തന്നെ ആണെന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് കേരളത്തിൽ ഏർ school കളിൽ ഭക്ഷണം സൗജന്യമായി പിള്ളേർക്ക് ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ വളരെ മികച്ച ഒരു വിദ്യാഭ്യാസവും അതിനോടൊപ്പം തന്നെ കായികപരമായിട്ടുള്ള വിദ്യാഭ്യാസം പിള്ളേർക്ക് ലഭിക്കുന്നുണ്ട്. താങ്കളുടെ ഏർ സ്ഥാവീടിൻറെ അടുത്തുള്ള ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസഏറ്റവും നല്ല ഒരു school നെ പറ്റി എന്താ അഭിപ്രായം? വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മ school നമുക്ക് മൂന്ന് ഘട്ടമായിട്ട് തിരി തിരിക്കാം. ഒരെണ്ണം ICSE ഒരെണ്ണം CBSE ഒരെണ്ണം state

അല്ല നമ്മുടെ കുട്ടി മര്യാദയ്ക്ക് പഠിക്കണം മര്യാദക്ക് ജീവിക്കണം എങ്കിൽ എന്നു പറയാൻ നേരം minimum എല്ലാ ഉടായിപ്പ് ഒക്കെ അറിയണം എന്ന് പറയാൻ നേരം പഠിക്കുന്നതിൽ നല്ല കഴിവും വേണമെങ്കിൽ CBSE ഉപയോഗിക്കണം അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയും കുറെ കാര്യത്തിൽ ഒക്കെ ആണെങ്കിൽ നമ്മൾ state ഉപയോഗിക്കണം. പക്ഷേ നല്ല എൻറെ നമ്മുടെ ഇവിടെ അടുത്തുള്ള നല്ല school എന്ന് പറയാൻ നേരം എന്ന് പറയാൻ നേരം രണ്ടുമൂന്ന് school ഉണ്ട്. എനിക്ക് പറയാൻ പറ്റുക ഒരുമാതിരി ചന്തിരൂർ school അൽ-അമീൻ ഉൽ ഒക്കെ നല്ല school ആണ്. പക്ഷേ എനിക്ക് വേറെ ചോദിക്കാനുള്ളത് എന്ന് പറയാൻ നേരം നമ്മൾ ഈ പഠിക്കണതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എന്നുവെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ നേരം ഈ text book ൽ കൂടി പഠിക്കണ കാര്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതുപോലെതന്നെ ഈ പഠിക്കണ കാര്യത്തിൽ, നമ്മൾ പഠിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും എത്താൻ പറ്റും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനത്തെ തരത്തിലുള്ള book ആണോ നമ്മുടെ book ഇന്ത്യയിലെ സർക്കാർ ഉണ്ടാക്കുന്നത്? syllabus ൽ ഉള്ളത്? ആ അത് വളരെ നല്ല ഒരു ചോദ്യമാണ്. ഏർ കാരണം ഏർ ഇന്നത്തെ തലമുറയ്ക്ക് ഏർ book കളിൽ നിന്ന് കിട്ടുന്ന അറിവുകളെക്കാൾ കൂടുതൽ ആവശ്യം അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാനുള്ള മറ്റ് അറിവുകളെ പറ്റിയാണ്. ഇപ്പോൾ book കളിൽക്കൂടി പഠിക്കുന്നത് എന്ന് വെച്ചാൽ എങ്ങനെയാ നമുക്ക് Chemistry, Physics, Biology അതിലുപരി എങ്ങനെ നമുക്ക് ബഹുമാനിക്കാം ഒരാളെ, അതുപോലെതന്നെ തൻറെ ആരോഗ്യം എങ്ങനെ maintain ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് കൂടുതൽ ഇന്നത്തെ തലമുറയ്ക്ക് അറിയേണ്ടി ഇരിക്കുന്നത്. അത്അത് അതെല്ലാം ആണ് ഇന്നത്തെ തലമുറയ്ക്ക് അറിയേണ്ടത്. ഇതിനെപ്പറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത്?

നമ്മൾ ഈ book നോക്കി മാത്രം പഠിക്കുന്ന കൊണ്ട് നമുക്ക് എവിടെയും എത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ പലപല, പല കഴിവുകളും എല്ലാ കാര്യത്തെയും കുറിച്ച് അറിഞ്ഞിരിക്കണം. പക്ഷേ നമ്മുടെ school ൽ പഠിപ്പിക്കണമെന്ന് പറയാൻ നേരം എന്താ നൂറ് നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഒരേ book തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു വ്യത്യാസവും വരുന്നില്ല. കാരണം നമ്മുടെ ഇപ്പോൾ മാറിവന്ന chat GPT, AI ഇതിനെക്കുറിച്ചൊന്നും പഠിപ്പിക്കുന്നത് ഞാൻ അറിയുന്നില്ല. പിന്നെ coding. Coding. ഇപ്പോൾ പഠിപ്പിച്ചിട്ട് കാര്യമെന്താന്ന് എനിക്ക് മനസ്സിലാകണില്ല. കാരണം AI വഴി coding ഒക്കെ ഇപ്പോൾ തന്നെ replace ആകും. അതുകൊണ്ടുതന്നെ coding പഠിക്കുന്നത് സമയം വെറുതെ waste ആണെന്നേ എനിക്ക് പറയാനുള്ളൂ. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്ന് പറയാൻ നേരം ഞാൻ ഉദ്ദേശിക്കുന്നത് താങ്കളോട് ചോദിക്കാൻ താങ്കൾ എന്തു വരെ പഠിച്ചു? താങ്കൾ ഇതുവരെ പഠിച്ചതിൽ ഏറ്റവും കൂടുതൽ ഗുണം ഉള്ളത് എന്തായിട്ടാണ് തോന്നുന്നത്? ഞാനിപ്പോൾ currently ഒരു CA Student ആണ്. ഞാൻ Plus two pass ആയതിനുശേഷം നേരെ CA യിലേക്ക് ആണ് പോയത്. എനിക്ക് കൂടുതൽ അറിവുകൾ നേടി തന്നത് ഞാൻ പത്താം class pass ആയതിനുശേഷം ആണ്. ഞാൻ കൂടുതൽ Chemistry, Biology കാരണം നമ്മുടെ, നമ്മുടെ daily life ൽ നമ്മൾ നമ്മൾ ജീവിച്ചു പോന്ന ഒരു സാഹചര്യങ്ങളും നമ്മുടെ human body യെപ്പറ്റി ഒക്കെ നമുക്ക് പഠിക്കാൻ സാധിച്ചു. അത് വളരെ നല്ല ഒരു achievement ആയിട്ടാണ് ഞാൻ എൻറെ life ൽ കാണുന്നത്. അതുപോലെ തന്നെ ഏർ ഞാൻ പിന്നീട് accountancy എന്ന ഇതിലേക്കാണ് ഇറങ്ങിത്തിരിച്ചത്. അഹ് എനിക്ക് business, business നെ പറ്റിയും മറ്റുള്ള കാര്യങ്ങളെ പറ്റിയും കൂടുതൽ അറിയാൻ സാധിച്ചു. താങ്കൾ താങ്കളുടെ education എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടു പോകുന്നത്? എൻറെ education ഞാൻ എങ്ങോട്ടാ മുന്നോട്ടുകൊണ്ടുപോകുന്നത് എന്ന് പറയാൻ നേരം ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് BBA ആണ്. എന്റെ BBA യിൽ ഉള്ള core subject എന്നാൽ, main ആയിട്ടുള്ള subject എന്ന് പറയാൻ നേരം Stati, English, Accountancy പിന്നെ business communication അങ്ങനെയാണ്. എന്നു പറയാൻ നേരം നമുക്ക് പല semester ലും പല പല book ആണുള്ളത്. ഒരു book എന്ന് പറയാൻ നേരം ഈ പഠിപ്പിക്കണ book ഉം business മായി ബന്ധമുണ്ടോയെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ലെന്ന്. കാരണം ഈ പഠിപ്പിക്കുന്നതും ചെയ്യണതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. കാരണം ഈ statistics ൽ പഠിപ്പിക്കുന്നത് എന്ന് പറയാൻ നേരം probability അതേപോലെയുള്ള കാര്യമാണ്. അതും business ഉംആയിട്ട് ബന്ധം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഈ probability ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന field എന്ന് പറയാൻ നേരം research നടത്താനും സാങ്കേതിക ഗവേഷണം ഒക്കെ നടത്താനുമാണ് നമ്മൾ statistics ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു maths. ഈ ഒരു business നടത്തുന്ന ആൾക്ക് ഈ alpha യും beta യും ഒക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ പഠിക്കുന്നത് എന്ന് പറയാൻ നേരം addition, subtraction ഒക്കെ അടിച്ച് ഒരാൾക്ക് ജീവിച്ചു പോകാം. പിന്നെ അതേപോലെതന്നെ English. ഈ English ൽ നിന്ന് പഠിക്കാൻ നേരെ നമുക്ക് സംസാരിക്കാനുള്ള കാര്യത്തിലാണ് English ഞാൻ സമ്മതിക്കാം. പക്ഷേ നമുക്കിപ്പോൾ ഇപ്പോൾ പഠിപ്പിക്കുന്ന English എന്ന് പറയാൻ നേരം ഏതോ വലിയ ആൾ അഞ്ചാറ് literature എഴുതി അതിനെക്കുറിച്ച് അയാൾ ഉദ്ദേശിക്കാത്ത meaning നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ് English Literature കൂടെ നമ്മൾ പഠിക്കുന്നത്. ഇതൊക്കെ കൂടി എനിക്ക് പറയാൻ നേരം എന്നു പറയാൻ നേരം നമ്മുടെ ഈ പഠിക്കുന്ന sylla നമ്മുടെ ഈ പഠിക്കുന്ന system ത്തിലെ syllabus ഒരു ഗുണവും ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ syllabus കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്ന് പറയാൻ നേരം നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് paisa ഉണ്ടാക്കാൻ പറ്റുമോ? ആ പറഞ്ഞത് വളരെ നല്ല ഒരു point ആണ്. നമ്മൾ നമുക്ക് ജീവിക്കുന്ന ഒരു സാഹചര്യവും നമ്മളെ പഠിപ്പിക്കുന്നതും രണ്ടും രണ്ടാണ്. നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ഒരു ഒരുഒരു route ൽ കൂടി ജീവിക്കുകയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് വേറെ ഒരു വളഞ്ഞ വഴിയിൽ കൂടെയാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ English ൽ സംസാരിക്കാൻ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് English alphabets ഉം നമുക്ക് അതിനുള്ള spoken English class തരേണ്ടതിനുപകരം ഏതെങ്കിലും ഒരാളുടെ literature ഓ ഏതെങ്കിലും കഥയോ വായിച്ചിട്ട് നമ്മൾ അതിനെ സംബന്ധിച്ച് അർത്ഥം കണ്ടുപിടിച്ച് അയാൾക്ക് പോലുമറിയാത്ത meaning കണ്ടുപിടിച്ച് നമ്മൾ അവിടെ പഠിപ്പിക്കണം, പഠിക്കണം. അതാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ situation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പഠിക്കാനുള്ളത് business, accounts നെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് നല്ല ഒരു അതെനിക്ക് നല്ല ഒരു positive ആയിട്ടാണ് തോന്നുന്നത്. കാരണം accountancy അറിയുന്നതോടുകൂടി എന്തായാലും നമുക്ക് ഏർ business ൽ നമുക്ക് വല്ല വരവ് ചിലവുകൾ എല്ലാം നമുക്ക് calculate ചെയ്യാൻ പറ്റുന്നതാണ്. അത് നല്ലൊരു achievement ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നീട് business studies നെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട് അത് almost വലിയ കുഴപ്പമില്ല എന്നാലും ഏർ ആവശ്യമില്ലാത്ത കുറെ topics അതിൽ included ആണ്. പിന്നെ താങ്കളുടെ ഇതിനു ശേഷം ഉള്ള അഭിപ്രായങ്ങൾ എന്തെല്ലാം ആണ്? ഇതിനുശേഷം എനിക്ക് പറയാനുള്ളത് എന്ന് പറയാണ് നേരം എനിക്ക് ചർച്ചചെയ്യാൻ ഉള്ളത് എന്ന് പറയാൻ നേരം നമ്മുടെ ഇന്ത്യ, കേരളത്തിലെയും ഇന്ത്യയിലെയും പിന്നെ വേറെ വല്ല രാജ്യങ്ങളുടേയും education system ത്തെ കുറിച്ചാണ്. കാരണം എന്ന് പറയാൻ നേരം നമ്മൾ ഇപ്പോൾ പഠിക്കണ സമയത്ത് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള course എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് പറയാൻ നേരം ഇപ്പോൾ നമ്മൾ ഒന്നാം class തൊട്ട് പത്താം class വരെ പഠിക്കുകയാണ് എന്ന് വിചാരിക്കുക. നമുക്ക് തന്നെ main ആയിട്ടുള്ള course എന്ന് പറയാൻ നേരം maths, physics, chemistry അതേപോലുള്ള course ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ അകത്തു നിന്നും മാറി നമുക്ക് വേറെ course പഠിക്കാനും പറ്റില്ല പിള്ളേർക്ക് വേറെ നോക്കാനും പറ്റില്ല. അത് പഠിച്ചില്ലെങ്കിൽ പിള്ളേരെ pass ആക്കില്ല. എൻറെ അഭിപ്രായത്തിൽ എങ്ങനെ വേണം എന്ന് പറയാൻ നേരം ആവശ്യമുള്ള രണ്ട് subject സർക്കാർ decide ചെയ്യണം ബാക്കിയുള്ളത് പിള്ളേരുടെ ഇഷ്ടം. അതിൻറെ അകത്ത് അവർ mark വാങ്ങി pass ചെയ്യുകയും ചെയ്യണം. താങ്കളെ കുറിച്ച്, താങ്കൾക്കുള്ള അഭിപ്രായം എന്താണ്? സർക്കാർ പറയുന്ന syllabus പഠിക്കുന്നത് ആണോ അതോ പിള്ളേർക്ക് ഇഷ്ടമുള്ള syllabus പഠിക്കുന്നതാണോ നല്ലത്? of course പിള്ളേർക്ക് ഇഷ്ടമുള്ള syllabus പഠിക്കണം എന്ന് തന്നെയാണ് എൻറെ അഭിപ്രായം. പിന്നീട് എനിക്ക് പറയാനുള്ളത് ഈ exam pattern നെ പറ്റിയാണ്. ഈ എല്ലാം പഠിച്ചതിനുശേഷം exam എഴുതി pass ആകുമെന്ന് വെച്ചിട്ട് ഈ exam എഴുതി നമുക്ക് പലരീതിയിലും pass ആകാം. copy അടിച്ചു pass ആകുന്ന students വരെയുണ്ട്. ഏഹ് അതിനുപകരം നമുക്ക് skill തെളിയിക്കാൻ പറ്റിയ ഇപ്പോൾ എന്തെങ്കിലും, ഇപ്പോൾ എന്തെങ്കിലും business നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് business ലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ skill തെളിയിക്കാൻ പറ്റും, അങ്ങനെയെന്തെങ്കിലും രീതിയിലൊരു പരീക്ഷണമോ അങ്ങനെയെന്തെങ്കിലും ഒക്കെയാണ് വരുത്തേണ്ടത്. അല്ലാതെ ഈ exam എഴുതി pass ആകുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു ചടങ്ങ് കാര്യം ആണ്. കാരണം copy അടിക്കുക, skill ഉള്ളവർ എപ്പോഴും താഴെ പോകും, ഇല്ലാത്തവർ മുകളിലേക്ക് വരും ഒരു balanced അല്ല ഒട്ടും. താങ്കൾക്ക് എന്താണ് exam pattern നെപ്പറ്റി പറയാനുള്ളത്? exam pattern നെക്കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ exam എനിക്ക് തോന്നുന്നില്ല, കാരണം exam നമ്മുടെ കഴിവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നു തോന്നുന്നില്ല. കാരണം exam എന്ന് പറയാൻ നേരം നമ്മുടെ ഓർമ്മ ശക്തി test ചെയ്യാൻ ആണ് exam ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഓർമ്മ ശക്തി വഴി നമുക്ക് എന്തെങ്കിലും ഗുണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മ ഈ ഓർമ്മശക്തി വഴി നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആലോചിച്ചുനോക്ക്. നമ്മൾ ഓർമ്മശക്തി നമുക്ക് വണ്ടി ഒക്കെ ഓടിക്കാൻ പറ്റും. പക്ഷേ ഓർമ്മശക്തി വഴി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പറയാൻ നേരം എന്തെങ്കിലും ആവശ്യമുള്ളത്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ആലോചിക്കണം.

ഉള്ള സാധനത്തിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കുന്നു പുറത്തോട്ട് ഒന്നും ആലോചിക്കുന്നില്ല. അതിന് maths ഒന്നും അതുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ exam pattern വഴി നമുക്ക് ചിന്തിക്കാവുന്ന രീതിയിൽ exam വരണം എന്നാണ് എൻറെ അഭിപ്രായം. എൻറെ അഭിപ്രായം എന്ന് പറയാൻ നേരം വലിയ maximum സാധനങ്ങൾ ഒന്നുമല്ല. ഒരുമാതിരി common കാര്യം. എന്ന് പറയാൻ നേരം അവൻ അങ്ങോട്ട് പോയി ഇവൻ ഇങ്ങോട്ട് പോയി. അങ്ങനെയൊക്കെ ഉള്ള common കാര്യം ചോദിച്ച് exam ഇടണം എന്നാണ് എൻറെ അഭിപ്രായം. താങ്കളുടെ അഭിപ്രായം എന്താണ്? നമ്മളിങ്ങനെ എല്ലാ theory യും പഠിച്ച് അതൊക്കെ എഴുതണം എന്നാണോ? എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു course പഠിപ്പിക്കുന്നു എന്ന് വെക്കുന്നു. എന്റെ ആഗ്രഹം ഒരു CA ആകണമെന്നാണ്. എനിക്ക് CA ആകണമെങ്കിൽ എനിക്ക് പല course കൾ പഠിക്കണം accountancy, stat അങ്ങനെ കുറെ എണ്ണം. അതിൽ maths അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ ഒരു CA കാരന് പറഞ്ഞാൽ കൂടുതൽ അയാൾക്ക് accounting field ൽ ആണ് work.

അതിൻറെ ഉപകാരം ഉണ്ടാകത്തില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒക്കെ ഒരു ഒരു subject ലേക്ക് കൊണ്ടുവരുന്നത്? ഇതിന് സർക്കാർ നല്ല ഒരു നടപടി എടുക്കുകയാണ് വേണ്ടത്. കാരണം ഏർ പഠിക്കാനുള്ള, അയാളുടെ job നും അയാളുടെ life നും ആവശ്യമുള്ള കാര്യം മാത്രം അയാൾക്ക് പഠിക്കാൻ കൊടുക്കുക. അല്ലാണ്ട് പുറത്തുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് അത് വെറുതെ ഒരു overall students ന് ഒരു confusion ആകുന്ന situation ലേക്ക് ആകും.

അതു തന്നെയാണ്, താങ്കൾ നാസിൻ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്നുപറയാൻ നേരം നമ്മളീ ഈ പഠിക്കുന്ന, അവര് പറയുന്നത് മാത്രം പഠിക്കാതെ നമുക്ക് ആവശ്യമുള്ള syllabus നമ്മൾ തന്നെ കണ്ടെത്തണം. അങ്ങനെ ഒരു രീതിയിലുള്ള പഠിത്തം system വേണമെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ താങ്കൾക്ക് ഈ കോളേ school ൽ ഒക്കെ പഠിക്കണ പിള്ളേരുമായിട്ട് ഒക്കെ ഇങ്ങനെ ഇടപഴകുന്ന തിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? school ൽ പഠിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഗുണം ഉണ്ടോ? എന്തായാലും പഠിക്കുന്നതിൽ കൂടി നമുക്ക് ഈ പഠിക്കുന്നതിൽ കൂടി ഗുണമുണ്ടാകും എന്ന് പറയാൻ നേരം ഈ നമ്മൾ ഈ പല profession ലോട്ട് പോണം എന്നു പറയാണ് നേരം doctor, engineer, CA അങ്ങനത്തെ ഉള്ളവർക്ക് ആണ് ഈ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം. താങ്കൾക്ക് ഈ പഠിക്കുന്നത് എന്നു പറയാൻ നേരം ഈ syllabus പക്ഷേ അല്ലാത്തവർക്ക് ഈ പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അവർക്ക് എന്താണ് ഈ പഠിത്തത്തിൽ കൂടി കിട്ടുന്നത്? ഈ വലിയ വലിയ major course അല്ലാണ്ട് എങ്ങനെ ഈ ചെറിയ ചെറിയ course എടുത്ത് പഠിക്കുന്നു എന്ന് വെച്ചാൽ അത് വളരെ ഒരു മണ്ടത്തരം എന്നേ എനിക്ക് പറയാനുളളൂ. കാരണം അവർക്ക് അതിനുപകരം വല്ല പണി പഠിക്കാം. ഈ വലിയ വലിയ course എടുക്കുമ്പോൾ അതിന് full prepare ആയിരിക്കണം, പിന്നെ of course അതിനു fee വരും. പിന്നെ അതിനായി നമ്മൾ full dedicated ആയിട്ടിരിക്കണം. പിന്നെ നമുക്ക് സർക്കാരിൻറെ ഒരു back up ഉണ്ടാകും പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആണ് നമ്മൾ കൂടുതൽ പഠിക്കാനുള്ളത്. അതു നമ്മുടെ mentally നമ്മളെ നമ്മുടെ time ഒരുപാട് consume ചെയ്യും അത് വളരെ മോശം ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം നമുക്ക് choose ചെയ്തു പഠിക്കാനുള്ള ഒരു system ആണ് നമ്മുടെ Indian education system ത്തിന് ഇന്ന് ആവശ്യം. അതു വരുന്നതോടെ ഏർ വിദ്യാർത്ഥിയുടെ പകുതി pressure ഉം കുറയുന്നതാണ്. അവർക്ക് almost അവരുടെ topic എല്ലാം പെട്ടെന്ന് cover ചെയ്യാനും അവരുടെ exam എല്ലാം പെട്ടെന്ന് attempt ചെയ്യാനും പറ്റും. അലൻ താങ്കൾക്ക് എന്താണ് ഇതിനെപ്പറ്റി അടുത്തത് പറയാനുള്ളത്? എനിക്ക് അടുത്തത് എന്ന് പറയാൻ നേരം നമുക്ക് നമ്മുടെ ഇവിടത്തെ പഠിക്കുന്ന system വും. പുറത്ത് രാജ്യത്തെ പഠിക്കുന്ന system വും താങ്കളീ പുറത്ത് രാജ്യത്തെ പഠിപ്പിക്കുന്ന സ്ഥലം, പഠിക്കണ സമ്പ്രദായത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാരണം നമ്മുടെ കേരളത്തിൽ

ഏർ കടന്നുപോകുന്നുണ്ട്. അത് കൂടുതലും അവരുടെ education system ന്റെ മാത്രമല്ല culture സ്വീകരിക്കാൻ കൂടിയാണ്. നമ്മുടെ culture ൽ നിന്ന് മറ്റൊരു culture ലേക്ക് അവരത് കുടിയേറുകയാണ് ഇവിടെനിന്ന്. അതു മാത്രമല്ല അവരുടെ education system ഉം അവരുടെ standard ഉം നമ്മളെക്കാൾ far better ആണ്. മാത്രമല്ല ഏർ അവരുടെ education system അവരുടെ pattern വേറൊരു രീതിയാണ് കേരളത്തിൽ നിന്നും. താങ്കൾക്ക് എന്താണ് ഈ pattern നെപ്പറ്റി പറയാനുള്ളത്? education